ആഹ് എന്തൊക്കെയുണ്ട്? അവടെ മഴയൊക്കെയുണ്ടോ? മഴ ഇണ്ട്. ആഹ് പക്ഷെ ഇവടെ ഭയങ്കര ചൂടാണ്. ഇവടെയും ഇന്ന് ചൂടായിരുന്നു. പക്ഷെ ആഹ് ഇന്നലെയും അതിന് മുൻപ് മുന്നത്തെ ദിവസവും നല്ല മഴയുണ്ടായിരുന്നു. കാല കാലാവസ്ഥാ നിരീക്ഷകര് പറഞ്ഞിരിക്കുന്നെ ഇപ്പ ഇടവപ്പാതി മഴയുടെ സീസൺ എന്നാണ്. പക്ഷെ രണ്ട്‍ ദിവസം മഴയാണെങ്കില് മൂന്നാമത്തെ ദിവസം നമക്ക്

വെയിലൊണ്ട്. അതുകൊണ്ട് ആഹ് ആ ഒരു മഴയുടെ ആ തുടർച്ചയായിട്ടുള്ള മഴ അങ്ങനെ പെയ്യാതെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം നമുക്കാ ആഹ് എന്തോന്ന് ചെയ്യാം നമുക്കത് ഏഹ് നമ്മുടെ നമ് നമ്മുടെ ഈ ഈ സ്ഥലത്ത് നമുക്കത്

അഫ് ആഹ് ഏഹ് സ്വീകരിച്ച് മുന്നോട്ട് പോകാനൊള്ള ആ ഒര് ഇതിലാണ് ഈ നമ്മടെ ഇപ്പഴത്തെ കാലാവസ്ഥ. വേറെ കൊഴപ്പങ്ങളൊന്നും ഇല്ല. ആഹ് ആഹ് ആഹ്. അപ്പോ ഏഹ് സൂര് ഇങ്ങനെ മഴ എടയ്ക്കെടയ്ക്കൊക്കെ വരുന്നതും കൊറച്ച് ബുദ്ധിമുട്ടാണല്ലേ നമ്മടെ നാട്ടിലൊക്കെ? ആഹ് കൃഷി കൃഷിക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും കൊഴപ്പമില്ല. ആഹ് വെയിലും കൂടെ എടയ്ക്കെടയ്ക്ക് വരണത് കൊണ്ട് നമുക്ക് ഉം മുന്നോട്ട് പോകാനൊള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നൊണ്ട്. ഉം ഉം.

ആഹ് എടയ്ക്ക് ആഹ് എടയ്ക്ക് കൊറച്ച് ദെവസയിങ്ങനെ തൊടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളില് നമക്ക് ബുദ്ധിമുട്ടാണ്. നമക്ക് പൊറത്തൊള്ള കാര്യങ്ങളൊന്നും ചെയ്യാമ്പറ്റാതെയൊക്കെ വളരെ വെഷമിക്കും. പിന്നെ കർഷകർക്കും ആഹ് ബുദ്ധിമുട്ടൊണ്ടാവും

മഴ പെയ്യുമ്പോഴ്. അവർക്ക് കൃഷി ചെയ്യാനും ഒന്നും ചെ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലോ അവസ്ഥയിലോട്ട് മാറും. ഉം. ചൂട് കൂടുമ്പഴും ഇങ്ങനെയാണല്ലേ, ചൂട് ചൂടും ഭയങ്കരയിതല്ലേ. ചൂട് കൂടുമ്പഴും ബുദ്ധിമുട്ടാണ് നമുക്ക് പൊറത്തെറ പൊറത്തോട്ടെങ്ങും എറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥേലോട്ട് ആവും.

മരങ്ങളൊന്നും നശിപ്പിക്കാതെയും നമ്മടെ നാടിനെയൊക്കെ സംരക്ഷിച്ചാ ഇതൊക്കെ നമുക്ക് തടഞ്ഞ് ഒരു വിധം ആഹ് ശെരിയാക്കി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഉം. ആഹ് ശെരിയാ. മഴ ഉം ഉം. മരം നട്ട് പിടിപ്പിക്കുമ്പഴേ നമുക്കിതൊക്കെ കോൺട്രോളെയ്യാമ്പറ്റൂ അല്ലേ? ആഹ്. ആഹ് അതെ. അതെയതെയതെ. ഇപ്പോഴങ്ങനെയല്ലല്ലോ മരവും മരമെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കയല്ലേ ആൾക്കാര്. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാടുകൾ നശിപ്പിക്കുന്നതും

ഉം ആ വര്‍ഷം വ്യവസ്ഥ തന്നെ ഒരുപാട് ചെ ഏഹ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുവല്ലേ. അതുകൊണ്ടാണ് കാലാവസ്ഥേലിത്രത്തോളം വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നത്.

ആഹ് അതെയതെയതെ. ഉം പിന്നെ ഉം. പിന്നെ മഴയെടയ്ക്കെടയ്ക്ക് പെയ്യുന്നതൊന്ന് ഒരു ഒന്ന് നോക്കിയാ നല്ലതാണ്. വെള്ളം വേ ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വെള്ളോക്കെക്കിട്ടുന്നേന് എന്ത് വേണം? മഴ വേണം.

പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ പറയാനൊള്ളൂ ഇപ്പോഴ് കാലാവസ്ഥയെ കുറിച്ച്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നുന്നില്ല. ഓഹോ. ഓ വോ വോ. അപ്പൊ ഉം മഴ ഇടയ്ക്കൊക്കെ മയ് എഹ് ഭയങ്കര പ്രശ്നമാണല്ലേ മഴ? മഴ ഒരുപാട് ദിവസം നീണ്ട് നിൽക്കാണെങ്കിൽ മാത്രമേ പ്രശ്നായിട്ടൊള്ളു. അല്ലാതെ വേറെ കൊഴപ്പങ്ങളൊന്നുമില്ല. ഉം ആഹ് അഹ് അഹ്. ഉം പിന്നേ അവടെയോ അവടെ മഴ ഇന്നലെയൊക്കെ പെയ്‌തോ? ആഹ് ഇന്നലേം അതിന് മുന്നത്തെ ദിവസോം നല്ല മഴയായിരുന്നു. ഇവടെ കഴിഞ്ഞ ആഴ്ച്ചേലും ഒര് അൻ നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് മഴയായിരുന്നു. പക്ഷെ ഇന്ത് ഇന്ന് വെയിലുണ്ടായിരുന്നു വെയില്. ഓ വോ വോ. ആഹ് ഇവടേം ഭയങ്കര വെയിലായിരുന്നു. ഇവടെ രാവിലയൊക്കെ എഴുന്നേറ്റപ്പം ഭയങ്കര ചൂടും അപ്പൊ ഞങ്ങള് തന്നെ വിചാരിച്ചു ശ്ശൊ മഴയൊക്കെ പെയ്‌തിട്ട് ഇവടെ ഇത്ര ചൂടാണല്ലോ? അങ്ങനെയൊക്കെ.

ഹും ഉം പിന്നേ പിന്നേ അവടെ എങ്ങനെയൊണ്ട് മഴ നിങ്ങടെ സ്ഥലത്ത്? ഉം ഇവടേം ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കേ ഒള്ളു മഴ. ഇന്ന് ആഹ് അതെ അതെ ഇന്നലെയൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു. അഹ് വെയിലാണോ കൂടുതലും? ഉം ഉം ഉം. ഉം. വളരെ കഷ്ടവാണിവടെ ചൂടൊക്കെ വരുമ്പോ ഭയങ്കര ചൂടാണ്. ഒന്ന് ഒരു സ്വസ്ഥതേം ഇല്ല. ഉം കാലാവസ്ഥ ഇങ്ങനെയൊക്കെ പോകുമ്പോ നമ്മളെന്ത് ചെയ്യാനാ?

ഉം എന്താ ചെയ്യാ അവടെ അവടെ കൊറച്ച് മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കാൻ ശ് നോക്കൂ നിങ്ങടെ സ്ഥലത്ത്. മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചാൽ കാലാവസ്ഥ ശെരിയാകും. പക്ഷെ ഈ ഈ കാലാവസ്ഥ, ആഹ് അതെ ശെരിയാ ആഹ് ശെരിയാണ്. മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കുമ്പഴേ നമക്ക് എന്താവുന്നെ നമുക്ക് ആവശ്യമുള്ള എയറൊക്കെ അല്ല ശ് കാറ്റൊക്കെ നമുക്ക് കിട്ടൂ. അല്ലേ? അതെ ശെരിയാ. ആഹ്. ഉം. അതെ അതെ അതെ. അപ്പപ്പിന്നെ ഇത്രേം നല്ല ക കാലാവസ്ഥയെക്കുറിച്ചിത്രേം നല്ല കാര്യങ്ങൾ പറഞ്ഞ് തന്നതിന് നന്ദി, നമസ്കാരം. നന്ദി ഓക്കെ, നമസ്കാരം.